സ്പീക്കർ 1 ഏ ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ ടോ ഡോ ആൻഡ്‌ റിട്ടൻ റെക്കോർഡിംഗ്‌ ഓഫ്‌ മൈ വോയ്സ്‌ ആൻഡ്‌ വീഡിയോ ഓഫ്‌ കൺവർസേഷൻ ഓഫ്‌ ട്വോ തൌസൻഡ്‌ ട്വന്റി ഒനെ ടോ ട്വോ തൌസൻഡ്‌ ട്വന്റി ട്വോ. ഫർദർ, ഇൻ എക്സ്ചേഞ്ച്‌ ഓഫ്‌ സഫിഷ്യന്റ്‌ കൺസിഡറേഷൻ, ഇ ഡോ അൺകണ്ടീഷണലി ഇറേവോക്കബ്ലി.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
സ്പീക്കർ 1 ഇന്ത്യൻ ലാംഗ്വേജസ്‌ കാൻ ലാഫുള്ളി യുഎസ്ഇ തെ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ.
സ്പീക്കർ 2 മഹേശ്വരി എന്താലേ ഇപ്പോഴത്തെ കാലാവസ്ഥ പറയാണ്ടിരിക്കാൻ പറ്റുന്നെ ഇല്ല മാറി മാറി വരുന്ന വെയിലും മഴയും ആ ആളുകൾക്ക് തന്നെ എപ്പഴും അസുഖങ്ങളും

സ്പീക്കർ 1 അതേ വളരേ കാറ്റു കാലമാണിപ്പോൾ ഏ പറഞ്ഞ് വരാണെങ്കിൽ ഉള്ളത് ഏ വളരെ തണുപ്പും മൂടി പുതച്ച് നിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴത്തെ.
സ്പീക്കർ 1 ഏ തനിക്കേറ്റോം ഇഷ്ടപ്പെട്ട കാലാവസ്ഥയേതാണ്.
സ്പീക്കർ 2 എനിക്ക് ശരിക്കും ഇഷ്ട്ടമുള്ള കാലാവസ്ഥയെന്താണെന്ന് ചോദിച്ചാൽ മഴ കഴിഞ്ഞ് വരുന്ന ഒരു വെയിലില്ലേ ആ ഒരു അവസ്ഥ എനിക്ക് വളരെ ഇഷ്ട്ടളൊരു കാലാവസ്ഥാണ് ആ ഒരു ചെറിയ ഇളം വെയിൽ അങ്ങനത്തൊരു കാലാവസ്ഥാണ് എനിക്ക് ഏറ്റവും ഇഷ്ട്ടം
സ്പീക്കർ 1 അതെ അതിമനോഹരമായൊരു കാലാവസ്ഥയാണത് എനിക്കും വളരെ ഇഷ്ടമാണ് എനിക്ക് പുതു മണ്ണിന്റെ മണമൊക്കെ വളരെ ഇഷ്ടമാണ് മഴക്കാലത്തെ ഏ ആ ഒരു കുളിർമയും ഏ ഒരനുഭൂതി പകരുന്നതാണ്.
സ്പീക്കർ 2 അതെ അതെ മഴ മാത്രല്ല മഞ്ഞും എനിക്ക് ഒരുപാട് ഇഷ്ട്ടമാണ് മഞ്ഞുള്ള സ്ഥലങ്ങളിൽ പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് കശ്മീർ എഹ് പോലുള്ള സ്ഥലങ്ങൾ ൽ എന്റോരു വലിയ സ്വപ്നമാണ് അങ്ങനെയുള്ള സ്ഥലത്ത് പോവുക

സ്പീക്കർ 2 എനിക്ക് പൊതുവെ ഇഷ്ട്ടമല്ലാത്തെന്ന് പറയുമ്പോ വെയിലാണ് എനിക്ക് ഇഷ്ട്ടമല്ലാത്തത്‍ എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും വെയിലത്ത് പോയി കഴിമ്പോഴാണ് നമ്മൾ കരിഞ്ഞ് കരിവാളിച്ച് വീട്ടിൽ വന്ന് കേറുന്നതും
സ്പീക്കർ 2 പിന്നെ പല തരത്തിലുള്ള അസുഖങ്ങളും ഈ വെയിൽ കാരണം മുഖത്ത് പല രീതിയിലുള്ള സൂര്യാഘാതം പോലുള്ള അസുഖങ്ങളും വരാറിണ്ട്.
സ്പീക്കർ 1 അതെ എനിക്ക് ചൂടുള്ള കാലാവസ്ഥ വളരെ അധികം ഏ ഈർഷേകുന്നൊന്നാണ് എന്നാൽ ഏ താൻ കാലാവസ്ഥയെ പറ്റി പറയുമ്പോൾ കാലാവസ്ഥയെ അനുസരിച്ച് വസ്ത്രം ധരിക്കാറുണ്ടോ.

സ്പീക്കർ 2 പൊതുവെ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ഞാൻ പൊതുവെ ഇടാർ ഏഹ് പിന്നെ എഹ് മഴയുള്ള കാലാവസ്ഥയിലാണേൽ കട്ടി കൂടിയ ഉടുപ്പുകൾ ഇടാറുണ്ട് ഏഹ് പിന്നെ നമ്മുക്ക് അറിയാവലോ കേരളത്തിലെ കാലാവസ്ഥ
സ്പീക്കർ 2 പൊതുവെ പുറം എഹ് സംസ്ഥാനങ്ങളെ വെച്ചോ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളെ വെച്ചോ നോക്കുമ്പോൾ വളരെ നല്ലൊരു കാലാവസ്ഥ തന്നെയാണ് കേരളത്തിലുള്ളത് അപ്പൊ നമ്മൾ വളരെ ഭാഗ്യവാന്മാരുമാണ് അതുകൊണ്ട് തന്നെ

സ്പീക്കർ 1 താൽപ്പര്യം ഏ ഉണ്ടാക്കുന്നൊരു കാലാവസ്ഥയാണ് എനിക്കും ഏ വളരെ താൽപ്പര്യം നമ്മടെ കാലാവസ്ഥ തന്നെയാണ് കേരളത്തിന്റെ ഏ കാലാവസ്ഥകൾ വളരേ അധികം മനോഹരമായിട്ടുള്ളൊരു അനുഭൂതി പകരുന്ന ഒന്നാണ്.
സ്പീക്കർ 1 ഏ അത് കൊണ്ട് തന്നെ ഞാൻ വളരെ അധികം ഏ ആഘോഷിക്കുന്ന ഒന്നാണ് കേരളത്തിന്റെ കാലാവസ്ഥകൾ.
സ്പീക്കർ 2 അതെ നമ്മുക്ക് മാത്രമല്ല നമ്മൾടെ ഏഹ് പുറമെയുള്ള പല ആ എന്താ പറയാ വിനോദ സഞ്ചാരികൾക്കും ഉൾ കേരളത്തിലോട്ട് വരാൻ തന്നെ ഒരു എഹ് മുഖ്യ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ
സ്പീക്കർ 2 നല്ല എഹ് ഒരു കാലാവസ്ഥയാണ് എഹ് വിനോ വിനോദ സഞ്ചാരികളെ നമ്മൾടെ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതും ഈ ഒരു കാലാവസ്ഥ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
സ്പീക്കർ 1 അതെ ഏ എന്നാൽ ഏ നമ്മടെ അയൽപക്ക സംസഥാനങ്ങളിലെ കാലാവസ്ഥയെ പറ്റി പറയുമ്പോൾ ഏ തമിഴ്നാട് എടുക്കുവാണെങ്കിൽ അവിടെ വളരെ അധികം ഏ ചൂടുള്ളൊരു ഏ കാലാവസ്ഥയാണ് നമുക്ക് കണ്ട് വരുന്നത്.

സ്പീക്കർ 1 അതിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ബേധമാണ് എന്നാണ് എന്റെ കാഴ്ചപ്പാടിലുള്ളത് തനിക്കെന്താണിതിനെ പറ്റി പറയാനുള്ളത്.
സ്പീക്കർ 2 അതെ കേരളം തികച്ചും നല്ലൊരു കാലാവസ്ഥയാണ് കേരളത്തിൽ ബാക്കിയുള്ള തമിഴ്‌നാട് പോലുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോകുമ്പഴത്തേക്കും പക്ഷെ ഇപ്പൊ നമ്മുക്ക് കാണാം പല എഹ് അസുഖങ്ങളും കാലാവസ്ഥ വധ്യാനം മൂലം
സ്പീക്കർ 2 പലർക്കും ഉണ്ടാകുന്നു എഹ് ഇപ്പൊ പുതിയ പുതിയ ഓരോ അണുക്കളും ഓരോന്നും കാരണമാണ് പല അസുഖങ്ങളും വരുന്നത് മാത്രമല്ല മാറി മാറിയുള്ള വെയിലും മഴയും തണുപ്പും കാരണം പലർക്കും പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നു
സ്പീക്കർ 2 ഏഹ് പിന്നെ എന്താണെന്ന് വെച്ച പനി പോലുള്ള അസുഖങ്ങളെ വീട്ടിൽ തന്നെ പലർക്കും പനി പോലുള്ള അസുഖങ്ങൾ പെരിവിടുന്നു ആ കഫക്കെട്ട് ആ ജല ദോഷം ഇതുപോലുള്ള അസുഖങ്ങൾ

സ്പീക്കർ 1 സ്വബോധ ബോധവാന്മാരാകണം എന്നുള്ളതാണ് എന്റൊരഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഏ പിന്നെ എല്ലാം തികച്ചും ഏ നമ്മടെ ദൈവത്തിന് വിട്ട് കൊടുക്കണ്ടൊരു കാര്യമാണ് കാരണം നമ്മൾ ഇപ്പോൾ വെയിൽ കാൽ ഏ മഞ്ഞ് കാലമാണെങ്കിലാവട്ടെ ഏ.
സ്പീക്കർ 1 ഏ വെയിൽ കാലമാണെങ്കിലാവട്ടെ ഏ എപ്പഴാണ് മഴ വരുന്നത് എപ്പഴാണൊരു ഏ ഏ ഭൂകമ്പമുണ്ടാകുന്നത് ഏ വരൾച്ചയുണ്ടാകുന്നത് എല്ലാതും ഏ തികച്ചും നമ്മടെ കയ്യിലല്ല ഇരിക്കുന്നത്.
സ്പീക്കർ 1 എല്ലാം ദൈവത്തിന്റെ മേലാണെന്നാണ് എന്റൊരഭിപ്രായത്തിലുള്ളത്.
സ്പീക്കർ 2 അത് ശരിയാണ് ഈ അടുത്ത് കണ്ട ഏറ്റവും വലിയൊരു ദുരിതമായിരുന്നല്ലോ നമ്മളുടെ നാട്ടിലുണ്ടായ ഏഹ് എഹ് വെള്ളപൊക്കം ന്ന് പറയണത് ഒരിക്കലും മറക്കാനാവില്ല നമ്മൾടെ കലാലയ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നായിരുന്നല്ലോ ആ ഒരു വല്യ ദുരിതം വന്ന് കേറിയത്
സ്പീക്കർ 2 അപ്പൊ ആ അതൊക്കെ ഈ കാലാവസ്ഥ വേദ്യാനത്തിന്റെ ഓരോരോ കാരണങ്ങളാണെന്ന് തന്നെ പറയാം അല്ലെ?
സ്പീക്കർ 1 ആ അതെയതെ ഏ പിന്നേം ഏ വരൾച്ചയൊക്കെ ഏ നമുക്ക് പിന്നേം സഹിക്കാം എന്നാൽ ഈയടുത്തുണ്ടായ ആ.
സ്പീക്കർ 1 വെള്ളപ്പൊക്കമാണ് ഏ നമ്മടെ കൃഷിയും മറ്റും വളരെ അധികം ഏ രൂക്ഷഗതിയിൽ ബാധിച്ചത് എന്നാൽ അയൽപക്ക സംസഥാനങ്ങൾ ആയ തമിഴ്നാട് കർണാടക എന്നുള്ള ഏ സംസ്ഥാനങ്ങൾ നമ്മളെ വളരെ അധികം ഇതിൽ നിന്നും ഏ.
സ്പീക്കർ 1 മുന്നേറുവാൻ സഹായിച്ചൂ എന്നുള്ളതാണ് അവർടെ ഒരു ഒത്തൊരുമ ഇതില് വളരെ പരാമർശിക്കുന്ന ഒന്നാണ്.

സ്പീക്കർ 2 എപ്പോഴെങ്കിലും ഈ തണുപ്പ് കാലങ്ങളിൽ ചുണ്ട് പോട്ടിയിട്ടുണ്ടോ?
സ്പീക്കർ 1 ഉണ്ട് ഈ ഇപ്പൊ നമ്മളതാണ് അനുഭവിച്ച് കൊണ്ടിരിക്കുന്നത് ഒരു നവംബർ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ തന്നെ ഏ വളരെ അധികം കാറ്റും മഞ്ഞുമായി ഏ നമ്മൾ പൊരുതുന്നൊരു അവസരാണ് നമ്മളിപ്പോൾ കണ്ട് കണ്ട് കൊണ്ടിരിക്കുന്നത്.
സ്പീക്കർ 1 ഏ കാലത്തേ എണീക്കുമ്പോൾ തന്നെ നമുക്ക് അത് അനുഭവിക്കാൻ സാധിക്കും വളരെ അധികം തണുപ്പാണ് ചുണ്ട് പൊട്ടലും കാൽ വരണ്ട് കീറുന്നതൊക്കെ വളരെ അധികം കാലാവസ്ഥയില് നമ്മളൊത്ത് ചേരണംന്നുണ്ടെങ്കി അതിനനുസരിച്ച് പൊരുതേണ്ടി ഇരിക്കുന്നൂ എന്നാണ് എന്റെ .
സ്പീക്കർ 2 ഇതിനൊരു എഹ് ഇപ്പൊ വെയിലത്തക്കെ ഇറങ്ങുമ്പോ ഒരു പ്രേധിരോധം എന്ന് വേണം നമ്മൾ പല മാർഗങ്ങളും പലരും സ്വീകരിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ പറയാറ്ണ്ട് സൂര്യൻറെ ഇത് അടിച്ച് സൂര്യാതാപോം അല്ലെങ്കിൽ അപ്പൊ ആള്ക്കാര് മരിച്ച് പോവറൊക്കെയിണ്ട് പലരും
സ്പീക്കർ 2 അപ്പൊ അതൊക്കെ വരുമ്പോ എന്താ എന്താണ് ഒരു പ്രേതിരോധമെന്നാണ് ചെയ്യാറുള്ളത് സാധാരണ
സ്പീക്കർ 1 ഏ ഞാൻ ധാരാളം വെള്ളം കുടിക്കും എന്നുള്ളതാണ് ഈ കാലാവസ്ഥയോട് ചേർത്ത് നിൽക്കാൻ നമുക്ക് ചെയ്യേണ്ട വളരെ മുഖ്യമായൊരു കാര്യം ചൂട് കാലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ എട്ട് ഗ്ലാസ് എട്ട് ഏ.
സ്പീക്കർ 1 കൂടെ വെള്ളം കുടിക്കണം എന്നാണ് ഏ നമ്മളോട് എല്ലാവരും പറയാറുള്ളത് എന്നാലതിലും കൂടുതല് കുടിക്കണം ഈ ചൂടു കാലങ്ങളിൽ എന്നാണ് എന്റെയൊരു താൽപ്പര്യത്തിൽ പ പറയാനുള്ളത് ചൂട് പറ്റുമ്പോൾ തന്നെ ഏ.
സ്പീക്കർ 1 ഞാൻ പിന്നെ ഏ ചെറുത്ത് നിൽക്കാൻ ഏ നല്ല ഭക്ഷണം നമ്മുടെ ഭക്ഷണവും ഇതിനെ വളരെ അധികം ഏ ഏ സ്വാധീനിക്കുന്ന ഒന്നാണ് എന്നാണ് എന്റെ താൽപ്പര്യത്തിലുള്ളത്.
സ്പീക്കർ 1 ഏ കാലാവസ്ഥയെ പിന്നെ പറ്റി പറയുമ്പോൾ എനിക്ക് പിന്നെ ആദ്യം ഓർമ വരുന്നത് ഏ കാലാവസ്ഥയില് ആ നമ്മൾക്ക് എന്തോ ആണ് ഇതിനെ പറ്റി ചെയ്യാനുള്ളത് എന്നാണ്.

സ്പീക്കർ 1 തനിക്കെന്താണ് പറയാനുള്ളത് എന്തായിരിക്കും അതിന് ഇള്ള കാരണം.
സ്പീക്കർ 2 ശരിക്കും മനുഷ്യർ തന്നാണ് അതിനൊരു കാരണം ന്ന് പറയാം നമ്മുക്ക് ഇപ്പൊ എഹ് നമ്മൾ പറയാറ്ണ്ട് ഈ ഏഹ് എന്താ പറയാ എഹ് ജൂൺ അഞ്ചിന് ആ ഒരു ദിവസത്തേക്ക് മാത്രമുള്ള കാട്ടികൂട്ടലാ എനിക്ക് പലപ്പോഴും തോന്നാറ്ണ്ട് ചെടികൾ നടുക
സ്പീക്കർ 2 എന്നൊക്കെ ഉള്ളത് ശരിക്കും നമ്മളൊരു കുട്ടികാലം തൊട്ടേ എഹ് പാലിച്ച രണ്ട് കുറച്ച് കാര്യങ്ങളിണ്ട് ഭൂമിയെ നമ്മൾ സ്നേഹിക്കാൻ ശീലിക്കുക നമ്മൾടെ വീട്ടുകാരേം കൂട്ടുകാരേം ഒക്കെ നമ്മൾ സ്നേഹിക്കുന്നില്ലേ അതുപോലെ തന്നെ ഭൂമി
സ്പീക്കർ 2 നമ്മൾടെ ഏഹ് ചുറ്റുപാട് ന്നൊക്കെ പറേണതും നമ്മുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് അതിന് അത് നമ്മൾ വളർന്നെന്റെ ഒരൊപ്പം അതും വളര്ണ്ണ്ട് അപ്പൊ നമ്മൾ അതിനെയും നമ്മുടെ കൂടെ വളരാൻ നല്ല രീതിയിൽ വളരാൻ വേണ്ടി അതിനെയും നല്ല രീതിയിൽ നമ്മൾ

സ്പീക്കർ 1 അത് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാവ്യ ഇപ്പൊ പറഞ്ഞത് ഏ ബാക്കിയുള്ള ജനങ്ങൾ കൂടി അറിയേണ്ടൊരു സമകാലിക ഏ പ്രസക്തിയുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിനെ പറ്റി ചർച്ചകൾ ഉയരേ ഉയരേണ്ടിയിരിക്കുന്നു.

സ്പീക്കർ 2 ശരിക്കും ഒരു എന്താ പറയാ ഒരു എഹ് വിദ്യാലയ കാലഘട്ട മുതൽ തന്നെ കുട്ടികളിൽ ഇതിനൊരു ബോധവൽകരണം കൊടുക്കുകയാണ് വേണ്ട ഭൂമിയെ പറ്റിയും അതിൻ്റെ ചുറ്റുപാടിനെ പറ്റിയും
സ്പീക്കർ 2 അതിയെ നമ്മുക്ക് എങ്ങനെയക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്നും എങ്ങനെക്കെ വൃത്തികേടാക്കാണ്ടിരിക്കാമെന്നും വൃത്തിയാക്കാവുന്നും എല്ലാം നമ്മൾ കുട്ടികൾക്ക് തന്നെ പറഞ്ഞ് കൊടുക്കണം
സ്പീക്കർ 2 എന്നാലേ ആ വളർന്ന് വരുന്ന കുട്ടികളാണ് നമ്മൾടെ ഭൂമിയുടെ ഭാവി അവർക്ക് അത് ഷോ ആ അറിവിലൂടെ മാത്രമേ അതിനെ നല്ല രീതിയിൽ പരിപാലിക്കാൻ കഴിയുകയൊള്ളു അതാണ് ശരിക്കും വേണ്ടത് അല്ലെ?
സ്പീക്കർ 1 അതേ ഒരു മരം നടൂ ഒരു ഏ പ്രകൃതിക്ക് ഏ ഒരു കൈത്താങ്ങ് ആവൂ എന്നുള്ള ബോധവൽക്കരണം വളരെ കുട്ടികളിൽ തന്നെ ഏ വിത്ത് പാകുന്നത് വളരെ നല്ലൊരു കാര്യായിട്ടാണ് എനിക്ക് തോന്നീട്ടുള്ളത്.
സ്പീക്കർ 1 ഏ അത് പോലെ കാലാവസ്ഥയെ പറ്റി പറയാണെങ്കിൽ ഏ കുട്ടിക്കാലത്ത് ഉള്ള കാലാവസ്ഥ അല്ല ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത് ഏ.
സ്പീക്കർ 1 തനിക്ക് കലാവസ്ഥയെ പറ്റി പറയുമ്പോ എ നമ്മടെ ബാല്യം ആയിട്ട് ബന്ധപ്പെടുത്തി എന്താണ് പറയാൻ വരുന്നത് മഴക്കാലമാവട്ടെ മഞ്ഞ് കാലമാവട്ടെ എന്തെങ്കിലും അനുഭവങ്ങൾ കാലാവസ്ഥയായിട്ട് തന്നിട്ടുണ്ടോ.
സ്പീക്കർ 2 ബാല്യം ന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണലോ നമ്മൾടെ ജീവിതത്തിന്റെ നമ്മക്ക് ശരിക്കും എഹ് കുഞ്ഞി കുഞ്ഞി സന്തോഷങ്ങളും കുഞ്ഞി കുഞ്ഞി വേഷ്‌മങ്ങളുമൊക്കെയുള്ള ഓരോരോ സമയമാണ് ഈ ബാല്യമെന്ന് പറയുന്നത്.
സ്പീക്കർ 2 കാലാവസ്ഥയ്ക്ക് ഒരു വല്യ പങ്കിണ്ട് അതിൽ കാരണം ഒരു മഴ പെയുന്നതാവട്ടെ നമ്മൾ പലപ്പോഴും എന്താ ഏഹ് ഈ കടലാസ് കൊണ്ടുള്ള തോണികളുണ്ടാക്കിയും ഏഹ് പിന്നെന്താ ആ ഒരു മണ്ണിന്റെ മണമുണ്ടലോ മഴ പെയുംപോലുള്ള
സ്പീക്കർ 2 പലർക്കും അതൊരു ഭയങ്കര ഇഷ്ട്ടള്ളൊരു കാര്യമാണ് ആ മണ്ണിന്റെ മണം ന്ന് പറയുന്നത് ആ മണം ആവട്ടെ ഈ കടലാസ് തോണികളാവട്ടെ ഏഹ് മഴ മഴയെത്ത് നനയുക്കാന്ന് പറയുന്നതും കുട്ടികാലത്ത് കൂട്ടുകാരും
സ്പീക്കർ 2 ഏഹ് എന്താ ഇപ്പൊ മാന്യന്മാരു ദുഷ്ട്ടന്മാരുണ്ട് അവരെരുത്ത് മഴയെത്ത് ഏഹ് ഉം വെള്ളത്തിൽ നനയുക മഴ വെള്ളത്തിൽ കുളിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഒരു ഒരു ഭയങ്കര അനുഭവമായിരുന്നു അന്നത്തെ ബാല്യത്തിൽ
സ്പീക്കർ 2 അതൊക്കെ ഡെയിലി പക്ഷെ നമ്മ് എഹ് നമ്മുക്കറിയ്യാം പലപ്പോഴും നമ്മുക്ക് ഒട്ടും ഇഷ്ട്ടല്ലാത്തൊരു സമയമാണ് ഈ വെയിൽ വെയിൽ കാലം എന്ന് പറയുന്നത് പക്ഷെ മഴക്കാലം വളരെ ഇഷ്ട്ടമുള്ളൊരു സമയാ ആ പലപ്പോഴും
സ്പീക്കർ 2 എഹ് സ്കൂളിൽ പോകാണ്ട് ഏഹ് നമ്മൾ പലപ്പോഴും എന്താ പുതച്ച് മൂടി ഏഹ് കിടന്നുറങ്ങിട്ടുള്ള സമയങ്ങളും ആവാം വെള്ളപൊക്കം കാരണം ഇന്ന് ഏഹ് വിദ്യാലയം ഇല്ല എന്നുള്ള ഒരു വാർത്ത കാണുമ്പോ പലപ്പോഴും
സ്പീക്കർ 2 ഏഹ് നമ്മളെന്താ പൊതച്ച് മൂടി കിടന്ന് ഉറങ്ങുന്നതുമൊക്കെ ഓരോരോ ഓർമകളാണ്.
സ്പീക്കർ 1 അതെ എനിക്കും എന്റെ ബാല്യം തന്നെയാണ് കൊറേ മഴക്കാലങ്ങൾക്ക് ഏ പറയുമ്പോൾ തന്നെ എന്റെ ഓർമയിൽ വരുന്നതെന്റെ ബാല്യമാണ് ഏ ബാല്യത്തിൽ വിദ്യാലയത്തിൽ വിദ്യാരംഭം വെരുമ്പോൾ തന്നെ വെരുന്നത് ഒരു കാലമാണ് മഴക്കാലം.

സ്പീക്കർ 1 ആയിട്ട് ഏ കൂടുതലും ഓര്മ വരുന്നത് മഴക്കാലങ്ങളാണ് നമുക്ക് വേറൊരു അനുഭൂതി പകരുന്നതാണ് നമുക്ക് പല ഓർമകളും മഴക്കാലം മഴയത്തും ആയിട്ടാണ് ഓർമ വരാ മഴയത്തിന്റെ മ മഴയുടെ പുതു മണ്ണിന്റെ മണവും.

സ്പീക്കർ 1 ഏ മഞ്ഞ് കാലത്തിന്റെ ഏ ഉണ്ടാകുന്ന ഗുൽമോഹർ ഏ മരങ്ങൾ ഉണ്ടാകുന്ന ഏ നമ്മടെ പാതയേ നെറയേ ചുവന്ന നിറത്താൽ മൂടി.
സ്പീക്കർ 1 ഇരിക്കുന്നൊരു കാഴ്ച്ചയാണ് നമുക്കാ കാലത്ത് കാണാൻ പറ്റുന്നത് അത് ചൂട് കാലമാവട്ടെ ചൂട് കാലത്തും നമുക്ക് അതുപോലെ ഒരു കാഴ്ച്ചകൾ കാണാം നമ്മുടെ കണിക്കൊന്ന പൂക്കുന്നത് ആ സമയത്താണ് ഓണം ഉണ്ടാവുന്നത് ആ സമയത്താണ്.

സ്പീക്കർ 2 അതെ അതെ ആ പലപ്പോഴും നമ്മുക്ക് എന്താ ഓരോ കാലം ഓ ഓരോ ഏഹ് ഓരോ എന്താ പറയാ ഓരോ കാലാവസ്ഥാന്ന് പറയുന്നത് നമ്മുക്കൊരോ അനുഭവങ്ങളാണ് ശരിക്കും
സ്പീക്കർ 2 എഹ് ഓരോ കാലാവസ്ഥയ്ക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും നമ്മൾടെ ബാല്യത്തിന്റെ ആവട്ടെ കൗമാരത്തിന്റെ ആവട്ടെ അതിന്റെയൊക്കെ ഓരോരോ കഥകൾ പറയാനുണ്ടാവും അതുകൊണ്ട് തന്നെ എഹ് ഓരോ കാലാവസ്ഥയും ന്ന് പറയുന്നത് നമ്മുക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നായി മാറുന്നിണ്ട്

സ്പീക്കർ 1 വളരേ ശെരിയായൊരു കാര്യാണ് താൻ പറഞ്ഞത്.
സ്പീക്കർ 1 ഇത് ഏ നമ്മൾ.